പുല്ലു വെട്ടുന്ന മെഷിനും അഥവാ വണ്ടിയും ചിത്രത്തിൽ കാണാം.

പുതു നിർമ്മിതിയായ ഒരു കെട്ടിടത്തിനു മുന്നിലാണ് ഈ കുടുംബം ഉള്ളത്.

പ്രാകൃത രീതിയിലുള്ള ആട്ടുകല്ലും ഇതിൽ കാണുന്നുണ്ട്.

പിൻഭാഗത്തുള്ള ബാനറും മറ്റു ചിത്രങ്ങളും ആ രീതിയിലാണ് കാണുന്നത്.

ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് ഡേ മാർട്ട് ഹൈപ്പർ മാർക്കറ്റിന്റെ വിശാലമായ ഒരു ഷോറൂമിന്റെ മുൻ ഭാഗത്തുള്ള പരസ്യമാണ്.

ഒരു നാല് ചക്രവാഹനവും ഒരു ഇരുചക്രവാഹനവും മുറ്റത്തുണ്ട്.

ഒരു യോഗ പരിശീലനം എന്ന് തോന്നിക്കും വിധത്തിലുള്ള ഒരു റൂമിന്നകത്തെ കാര്യങ്ങളാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്.